രണ്ടു ലക്ഷണത്തിനും ഇടയിലുള്ള വർഷങ്ങളിലാണ് മനുഷ്യൻ്റെ പാദസ്പർശം ഈ ഭൂമിയിൽ ഉണ്ടായത് ഇതിൻ്റെ തെളിവ് പഞ്ചാബിലെ സോഹൻ നദിയുടെ തീരതുയർന്ന നാഗരികതയുടെ അവശിഷ്ടങ്ങൾ നിന്നാണ് ലഭിച്ചത് വെള്ളാരം കല്ലുകൾകൊണ്ടുള്ള ആയുധങ്ങൾ ഈ നടിയുടെ തീരങ്ങളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ഇവയ്ക്കൊപ്പം ശരീരാവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായില്ല ലോകത്തിലേ അതിപുരാതന സംസകാരങ്ങളിലൊന്നാണ് Indian ഉപഭൂഖണ്ഡത്തിലേക്ക് ഉപഭൂഖണ്ഡത്തിലേക്ക് മധ്യപ്രദേശിലെ ഭീംബേഡ്കയിൽ കണ്ടെത്തിയ ശിലായുഗ ഗുഹകളാണ് ഇന്ത്യയുടെ ചരിത്രാതീത കാലം

തട സംസ്കാരമയി B. C രണ്ടായിരത്തി അരനൂറിനും ആയിരത്തി തൊള്ളായിരത്തിനും ഇടയിലായിരുന്നു സിന്ധു നദീതട സംസ്ക്കാരത്തിൻ്റെ പ്രതാപകാലം ഹരപ്പ മോഹൻജോ ദാരോ എന്നിവിടങ്ങളിൽ

B. C അഞ്ഞൂറ്റി അമ്പത് മുതൽ ഉപഭൂഖണ്ഡത്തിലെ ഉപഭൂഖണ്ഡത്തിലാകെ ഒട്ടേറെ രാജ്യങ്ങൾ രൂപം കൊണ്ട മഹാജനപദങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത് മഗതയും മൗര്യ രാജവംശവുമായിരുന്നു ഇവയിൽ മഹാനായ അശോകൻ മൗര്യരാജവംശീയനായിരുസംസകാരത്തിന്ന്നു മൗര്യന്മാര് ഇന്ത്യയുടെ മൗര്യന്മാർ നൽകിയ സംഭാവനകൾ വലുതാണ് ബൈബിളിൽ ആനകളെ കുറിച്ചു പറയുന്ന സ്ഥലത്തു ഇന്ത്യയിൽ നിന്നും കൊണ്ട് വന്ന ആന എൻ വ്യക്തമായി പറയുന്നുണ്ട് ബൈബിളിൽ പല ഇടങ്ങളിലെയായി വിവിധ പുസ്തകത്തിൽ വർഷം B. C നാനൂറ്റി എമ്പതി മൂന്ന് നാനൂറ്റി എമ്പതി രണ്ട് കലാഘടങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഇന്ത്യയും പരാമർശ്ശിക്കുനിണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ സ്വതന്ത്ര സമര പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു വർഷങ്ങൾ നീണ്ട സഹന സമരങ്ങൾക്കൊടുവിൽ

പൂർണ്ണമായും ഭൂമിയുടെ ഉത്തരാർദ്ധ ഗോളത്തിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തര ആ എട്ട് degree ഏഴ് minute ഉം മുപ്പത്തി ആറ് degree ആറ് minute ഉം മദ്ധ്യേത മദ്ധ്യേയും പൂർവ്വ

കൊച്ചി ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തത്തെപ്പറ്റി നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. അഹ് പന്ത്രണ്ടു ദിവസം നീണ്ടുനിന്ന തീയും അത് related ആയിട്ടുള്ള പുകയും ഉണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം കൊച്ചി നിവാസികൾ ഒത്തിരി പ്രശ്‍നങ്ങൾ നേരിട്ടു. അത് കണക്കെടുത്തുകൊണ്ട് Corporation ലുണ്ടായ ഉദ്യോഗസ്ഥരുടെ criminal എതിർ അഹ്

രണ്ടു മാസത്തിനകം നടപടി എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീപിടുത്തത്തിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ സർക്കാരിനും Corporation നും ഒരുപോലെ ഉത്തരവാദിത്വമുണ്ട്. വായുവിലും ചതുപ്പിലും മാരക വിഷപദാർത്ഥം കണ്ടെത്തി. ബ്രഹ്മപുരത്ത് കൃത്യമായി പ്രവർത്തിക്കുന്ന tribunal, plant വേണമെന്നാണ് tribunal നിർദ്ദേശിച്ചിട്ടുള്ളത്. തീ അണയ്ക്കുന്നതിൽ സംസ്ഥാന സർക്കാരും ഉദ്യോഗസ്ഥരും പൂർണ്ണ പരാജയമാണ്. തീ പിടിത്തമുണ്ടായാൽ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായി. കൊച്ചിയിലെ മാലിന്യവുമായുള്ള ബ്രഹ്മപുരം plant മായുള്ള ബന്ധം ബന്ധം നേരിട്ട് തന്നെ മുന്നറി ~നേരിട്ടുതന്നെ മുന്നറി~മുന്നറിയിപ്പ് നൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. ഇതൊന്നും പാലിച്ചിട്ടില്ല Corporation എന്നാണ് ഹരിത tribunal അറിയിച്ചിരിക്കുന്നത്. ഒരു മാസത്തിനകം chief secretary ക്കു മുൻപാകെ നൂറു കോടി പിഴ അടയ്ക്കണം എന്നാണ് Tribunal ന്റെ ഉത്തരവ്. തീപടർപ്പ് ഉണ്ടായതിനെ തുടർന്നുണ്ടായ പൊതുജന ആരോഗ്യപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പണം ഉപയോഗിക്കണം എന്നാണ് ഹരിത Tribunal ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അഞ്ഞൂറുകോടി രൂപ വരെ പിഴ ഈടാക്കും എന്ന് അഹ് അറിയിച്ചിട്ടുണ്ട്. അഹ് ഇതിനെതിരെ അഹ് ഇതിനെതിരെ ഏർ ഒരു പരാതി ഇതിനെതിരെ ഉള്ള ഒരു അഭിപ്രായവുമായി മുന്പോട്ടുവന്നിരിക്കുകയാണ് കൊച്ചിൻ corporation mayor അനിൽകുമാർ. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാരിന് അതിന്റെ ഉത്തരവാദിത്വമില്ലെന്നും ഇത് ഏർ outsource ചെയ്ത് ഏൽപ്പിച്ചിരുന്ന ആഹ് സംഘടന അല്ലെങ്കിൽ ആ organization ന്റെ തെറ്റ് മൂലമാണ് ഇങ്ങനെ ഉണ്ടായതെന്നും Coporation ഇതിന്റെ പിഴ ഒടുക്കാൻ തയ്യാറല്ലെന്നും സാധിക്കില്ലെന്നും ഉള്ള രീതിയിലാണ് Corporation അഹ് chief ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അഹ് സംസ്ഥാനസർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ദേശീയ ഹരിത Tribunal അറിയിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയും ഇതിനെതിരെ സംസാരിച്ചിരുന്നു. നാൽപ്പത് ദിവസങ്ങൾക്കു മുൻപ് സംസാരിച്ചിരുന്നു. കോടതി ഇതിനെ ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു. gas chamber ൽ അകപ്പെട്ട അവസ്ഥയാണ് കൊച്ചിയിലെ ആളുകൾക്കുള്ളതെന്നും അവർ നേരിട്ടിട്ടുള്ള ചുമ, ശ്വാസം മുട്ട്, കണ്ണിന് ഉണ്ടാകുന്ന എരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം പത്തുപന്ത്രണ്ടു ദിവസം അത് ഒരു മാസത്തോളം ആഹ് കൂടെ കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഭാവി കാലങ്ങളിൽ Cancer വരേക്ക് ~വരാൻ കാരണമാക്കാം എന്നും ഒക്കെയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി ആഹ് പഠിക്കുന്ന ആളുകൾ നമ്മളോട് പറയുന്നത് ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കപ്പെടണമെന്നും ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് മലിനീകരണ ബോർഡ് പരാജയപ്പെട്ടെന്നും കോടതി വിമർശനം നടത്തി. തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ കലൂർ, കടവന്ത്ര, പനമ്പള്ളി നഗർ, വൈറ്റില മരട് പ്രദേശങ്ങളിൽ നിന്നും അഹ് എല്ലാ ദിവസവും രാവിലെ പുകയുണ്ടായിരുന്നു. gas chamber ൽ അകപ്പെട്ട അവസ്ഥയിലാണ് കൊച്ചി ഇപ്പോൾ. ഓരോ ദിർ~ദിവസവും നിർണായകമാണ്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം. ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ മലിനീകരണ board പരാജയപ്പെട്ടു. board chairman, Collector, Corporation Secretary എന്നിവർ കോടതിയിൽ ഹാജരാകണം എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്.

ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. അഹ് കൊച്ചിയിൽ താമസിക്കുന്ന ആളുകളോട് നമ്മൾ ഇതിനെ പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അവർ പല തര പല തരം പ്രശ്നങ്ങൾ നേരിട്ടു എന്നാണ്. രാവിലെ ഏഴു മണി തൊട്ട് രാവിലെ അതിരാവിലെ തൊട്ട് ഏഴ് ഒൻപത് മണി വരെ ഒക്കെത്തന്നെ ഏർ മരട് ഭാഗങ്ങളിൽ ഇറങ്ങുമ്പോൾ അവിടെയെല്ലാം പുകയും ശ്വസിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും ആളുകളെല്ലാം ചൂടായ കാലഘട്ടത്തിൽ അവർ വണ്ടി എല്ലാം അടച്ച് വീട് എല്ലാം അടച്ച് ഉള്ളിൽ ഇരിക്കേണ്ട അവസ്ഥയാണ്. കുട്ടികളുടെ എല്ലാം school കൾ അടച്ചു. ആഹ് പല സ്ഥാപനങ്ങളും work from home കൊടുത്തു, എന്നാലും അതിനോട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കൊച്ചിൻ corporation പ്രതികരിക്കുന്നത്. ഇതിനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ഇത്

മുപ്പത് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ അടുത്ത environment day യ്ക്ക് മുൻപ് ഈ പ്രശ്നങ്ങളെല്ലാം sort ചെയ്യുമെന്നും ഈ പ്രശ്നങ്ങൾ ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെതിരെ ഒരു action plan plan ചെയ്തുകൊണ്ട് ഇതിനിടയിൽ സംഭവിച്ച വളരെ, വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വളരെ ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ ഇതിനെല്ലാം നേതൃത്വം വഹിച്ചിരുന്ന കൊച്ചിൻ Collector യിരുന്ന രേണുരാജിനെ പ്രത്യേക സാഹചര്യത്തിൽ

transfer എന്ന നിലയിൽ പുള്ളി, അദ്ദേ, പുള്ളിക്കാരിയെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കുകയും മറ്റൊരാളെ കൊണ്ടുവരികയും ചെയ്തു. അത് ഒരു എല്ലാം കുറ്റവും Collector ടെ പുറത്തേക്കിട്ട് സർക്കാരും corporation നും ഒഴിയാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പ്രഥമദൃഷ്ട്യാ കൊച്ചിക്കാർക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും Government ഉദ്യോഗസ്ഥരെ ഇതിനെല്ലാം ഒരു ഇരകളായി മാറുന്നത് പോലെ തോന്നുന്നു. ആഹ് Collector നേരിട്ടത് ഒരു ഒരു സ്ത്രീയെന്ന നിലയിലും അതുപോലെ ഒരു women's day യുടെ സാഹചര്യത്തിൽ women's day യുടെ തലേന്നാണ് പുള്ളിക്കാരീനെ അവിടുന്ന് അതിൻറെ പിറ്റേന്ന് on the dayMarch ഒമ്പതാം തീയതി ആണ് ആ പുള്ളിക്കാരീനെ അവിടുന്ന് transfer ചെയ്തു വയനാട്ടിലേക്ക് വിട്ടിട്ടുള്ളത്. അത് വളരെ മോശമായ ഒരു പ്രവർത്തിയായി പോയി എന്നാണ് കൊച്ചിൻ corporation, കൊച്ചിൻ corporation നിലെ നിവാസികൾ പറയുന്നത്. വളരെ മോശം പ്രവർത്തിയായി പോയി. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണിക്കൽ memo യോ അല്ലെങ്കിൽ suspension നോ കൊടുക്കുന്നതിനു പകരം അവരെ സ്ഥലംമാറ്റി corporation ചെയ്തിട്ടുള്ള തെറ്റുകളെ മറച്ചുവയ്ക്കാനുള്ള ഒരു ശ്രമം ആയിട്ടാണ് സർക്കാർ ചെയ്തിട്ടുള്ള പ്രവർത്തികളെ മറച്ചുവെക്കാനുള്ള ശ്രമം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. കൊച്ചിക്കാർ ഇതിൽ വളരെയധികം ദുഃഖിതരാണ്. കൊച്ചി പോലെയൊരു developed ആയിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിലെ ഏറ്റവും നല്ല City യായി മാറിക്കൊണ്ടിരിക്കുന്ന കൊച്ചി ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടേണ്ടിവരുന്നു എന്നുള്ളത് മോശമാണ്. കേരളത്തിന് ഒത്തിരി വികസന സാധ്യതകൾ കൊടുക്കുന്ന ഒരു City യായി മാറിക്കൊണ്ടിരിക്കുന്ന, IT Park കളും Metro Station കളും ഒക്കെയുള്ള അഹ് കേരളത്തിലെ ഒരു മുഖമുദ്രയായി കാണിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൽ ഇപ്പോഴും മാലിന്യസംസ്കരണത്തിന് ഒരു, ഏർ ഒരു നല്ല സംവിധാനം ഇല്ലെന്നതും ഇത്തരം മോശം രീതികൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്

വന്ന് invest ചെയ്യുന്ന ഈ സ്ഥലത്തെ പുറകോട്ട് വലിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണിത്. ബ്രഹ്മപുരം plant സ്ഥിതി ചെയ്യുന്നത് ഇൻഫോ പാർക്കിനു തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ നിന്നുള്ള പുക നിമിത്തം techie കളെല്ലാം പലപല issue കൾ face ചെയ്യേണ്ടി വന്നു. അത് IT park കളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു, ഇനി ഒരു വലിയ സ്ഥാപനം ഒരു MNC പോലെയുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥാപനം ഇവിടെ വന്ന് invest ചെയ്യുമ്പോൾ ഇതും കൂടെ ഒരു ഘടകമായി എടുക്കുക അതും കേരളത്തിൻറെ, കേരളത്തിൽ അല്ലെങ്കിൽ തന്നെ business സാധ്യതകളും പുതിയ സ്ഥാപനങ്ങളും വരുന്നത് വളരെ കുറവാണ്. കേരളം വാണിജ്യപരമായി invest ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം അല്ല എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. കേരള സർക്കാരും കൊച്ചിൻ Corporation ഉം കുറച്ചുകൂടി ഉത്തരവാദിത്വമേറ്റെടുത്ത് പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. ഇതെല്ലാം കണ്ട് techie കൾ മനം മടുത്തിരിക്കുകയാണ്. അവരൊന്നും ഇതിനെതിരെ കാര്യമായി പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഒരു വ്യത്യാസവും ഈ കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് Techie കളുടെ ഇടയിൽനിന്ന് ആഹ് അറിയാൻ കഴിയുന്നത്.

വളരെ tension ഉളവാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇതിനോടൊക്കെ, കേരളവും മനുഷ്യരും എങ്ങനെയാണ് ഇതിനോടൊക്കെ കണ്ണടയ്ക്കുന്നത് എന്നുള്ളത് ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ആഹ് ഇതെല്ലാം മാറണമെന്നും ഇതിനെല്ലാം proper ആയിട്ടുള്ള ഇത്ര വർഷമായി established ആയിട്ടുള്ള ഒരു city എന്ന നിലയ്ക്ക് ഇതിനൊക്കെ ഒരു proper ആയ solution എത്രയും വേഗം കൊണ്ടുവരുമെന്നും രാഷ്ട്രീയക്കാർ അങ്ങോട്ടുമിങ്ങോട്ടും പഴിചാരുന്നതിന് പകരം proper ആയിട്ടുള്ള solution കളും സന്തോഷകരവും സമാധാനപരവും ആയി ജീവിക്കാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് കൊച്ചി City യെ വളർത്തിക്കൊണ്ടു വരുമെന്നാണ് പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത്. ഇത് ഉണ്ടായില്ലെങ്കിൽ City വിട്ടു പോവുക, കേരളം വിട്ടു പോവുക, ഇങ്ങനെയെല്ലാം ചെയ്തിട്ട്, proper ആയി ഒന്നും ചെയ്യാൻ സൗകര്യം കൊടുക്കാൻ പറ്റാതെ ആയിട്ട് യുവാക്കൾ കേരളം വിട്ടുപോകുന്നു കേരളം ഒരു വൃദ്ധസദനം ആകും എന്നു പറയുന്നതുകൊണ്ട് യാതൊരു അർത്ഥവും ഇല്ലെന്നാണ് ആഹ് എനിക്ക് അതിനോട്, എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ഉത്തരവാദിത്വബോധത്തോടെ സർക്കാരും അഹ് Corporation ഉം ഉദ്യോഗസ്ഥരും അഴിമതിക്ക് ഒക്കെ ഉപരി ജനത്തിന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ ജനത്തിന് ജീവൻ അഹ് ജീവനും ജീവിതത്തിനും സംരക്ഷണം കൊടുക്കാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്കും രാഷ്ട്രീയപ്രവർത്തകർ എന്ന നിലയ്ക്കും ഇവർ പ്രവർത്തിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. hi, നമസ്കാരം. നമ്മുടെ കൊച്ചു കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ കുറിച്ച് ചില വസ്തുതകളാണ് പറയാന്‍ പോകുന്നത്. കേരള ചരിത്രത്തില്‍ വളരെയേ~യേറെ പ്രാധാന്യമര്‍ഹിക്കുന്ന സ്ഥലമാണ്, കേരളത്തിൻറെ തലസ്ഥാനമായ തിരുവനന്തപുരം. കേരളത്തിലെ പുകള്‍പെറ്റ നാട്ടുരാജ്യങ്ങളില്‍ പ്രമുഖമായ തിരുവാനാന്ത തിരുവിതാംകൂറിന്‍ടെ ഭാഗമായിരുന്നു ഇവിടം. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്ര ഗ്രന്ഥ ചരിത്ര ഗ്രന്ഥങ്ങളില്‍ പോലും, തിരുവനന്തപുരത്തെ കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഏഴ് കുന്നുകളുടെ നഗരമെന്നും, തിരു അനന്തന്‍ന്റെ നഗരമെന്നും അറിയപ്പെടുന്ന തിരുവനന്തപുരം, ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിഒമ്പത് july ഒന്നിന് വെള്ളിയാഴ്ചയാണ് നിലവില്‍ വന്നത്. ആയിരത്തിഎഴുനൂറ്റി നാല്പത്തിഅഞ്ചു മുതല്‍ ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിഒമ്പത് വരെയാണ് തിരുവനന്തം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നത്. ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിഒമ്പത് മുതല്‍ ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിആറു വരെ തിരു-കൊച്ചി സ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്നു തിരുവനന്തപുരം. തുടര്‍ന്ന് ആയിരത്തിതൊള്ളായിരത്തി അമ്പ ത്തി ആറ് കേരള സംസ്ഥാനം രൂപീകരിച്ചു. തിരുവനന്തപുരം കേരളത്തിൻറെ തലസ്ഥാനമായി. നിരവധി ചരിത്ര സ്മാരകങ്ങള്‍ ഈ ജില്ലയിലുണ്ട്. വിനോദ സഞ്ചാരികളുടെയും തീര്‍ ഥാടകരുടെയും ഒരുപോലെ ആകര്‍ഷിക്കപ്പെടുന്ന ഒരു വിനോദ തീര്‍ഥാടന കേ~കേന്ദ്രങ്ങള്‍ ഉള്ള

തിരുവനന്തപുരം.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

ദ്യകള്‍ കൊണ്ട് അതി മനോഹരവും, കിഴക്കേകോട്ടയിലെ KSRTCbus stand ന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേന്ദ്രമാണ് തീര്‍ഥാടന കേന്ദ്രമാണ് ഭീമാപള്ളി. സുപ്രസിദ്ധമായ ആത്മീയാചാര്യ ഭീമ ബീവിയുടെ പേരിലറിയപ്പെടുന്ന ഭീമ പള്ളി ദിനം പ്രതി അനേകം തീര്‍ഥാടകരെ സ്വീകരിക്കുന്ന മഹനീയ ഗ്രഹമായി നിലകൊള്ളുന്നു. നഗരത്തില്‍ നിന്നും അഞ്ചു kilometer ഓളം ദൂരം സഞ്ചരിച്ചാല്‍ ഭീമാപള്ളിയിലെത്താം. അടുത്തത് കുതിരമാളിക. ദാരു ശില്പങ്ങളുടെയും കൊത്തുപണികളുടെയും മനോഹാരിത നിറഞ്ഞുനില്‍ക്കുന്ന ഇവിടം, സ്വാതിതിരുന്നാള്‍ തൻറെ കലാവിരുന്നുകള്‍ക്ക് അരങ്ങൊരുക്കിയ സ്ഥലമാണ്. കിഴക്കേകോട്ടയിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത്.

എല്ലാ വര്‍ഷവും കുംഭ മാസത്തിലാണ് ഇവിടെ പൊങ്കാല കൊണ്ടാടപ്പെടുക. നഗരത്തില്‍ നിന്ന് രണ്ട് kilometer ദൂരമാണ് ആറ്റുകാലിലേക്കുള്ളത്. ഇനി മറ്റൊന്ന് മൃഗശാല. ഏഷ്യയിലെ പ്രധാന മൃഗശാലകളിലൊന്നായ, ഇവിടെ വൈവിധ്യമാര്‍ന്ന പക്ഷി മൃഗാദികളെ കൊണ്ടും, അപൂര്‍വ്വ സസ്യങ്ങളെ കൊണ്ടും മനോഹാരിതമാണ്. പാളയത്തിനും വെള്ളയമ്പലത്തിനും ഇടയില്‍ മൃഗശാല സ്ഥിതിചെയ്യുന്നു. അടുത്തത്‌ ശ്രീചിത്ര art gallery. നിരവധി രാജ്യങ്ങളിലെ അപൂര്‍വ്വ മനോഹരമായ painting കള്‍ അ~അജന്ത ഗുഹ ചിത്ര പകര്‍പ്പുകള്‍, രാജരവിവര്‍മ്മ, റോറിച് തുടങ്ങിയ പ്രശ സ്തരുടെ painting കള്‍ ഇവിടം കൊണ്ട് സമ്പന്നമാണ്. മൃഗശാലക്ക് സമീപം തന്നെയാണ് art gallery സ്ഥിതിചെയ്യുകയും ചെയ്യുന്നത്.

പുരാതന ശില്‍പ്പങ്ങള്‍, ആഭരണങ്ങള്‍, നാണയങ്ങള്‍ എന്നിങ്ങനെ അത്യപൂര്‍വ്വം അതിമനോഹരവുമായ വസ്തുതകളുടെ, വസ്തുക്കളുടെ നിറശേഖരമാണ് ഇവിടം. നക്ഷത്ര bungalow വ് മറ്റൊന്ന് സമുദ്രനിരപ്പില്‍ നിന്നും അറുപത്‌ kilometer sorry സമുദ്രനിരപ്പില്‍ നിന്നും അറുപത്‌ meter ഉയരത്തില്‍ അഥവാ നഗരത്തില്‍ ഏറ്റവും ഉയര്‍ന്ന ഭാഗത്താണ് ഈ bungalow വ് സ്ഥിതിചെയ്യുന്നത്. museum ത്തിന് സമീപം തന്നെയാണ് സ്ഥിതിചെയ്യുന്നത്. ആയിരത്തിഎണ്ണൂറ്റി മുപ്പത്തിഏഴില്‍ സ്വാതി തിരുന്നാള്‍ കനകകുന്ന് കൊട്ടാരവളപ്പില്‍ നിര്‍മ്മിച്ച ഈ നക്ഷത്ര bungalow വ്, തിരുവനന്തപുരം നഗരത്തെയാകെ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 പിന്നെ ദൂരദര്‍ശന്‍ കേന്ദ്രം നമ്മള്‍ തിരുവനതപുരത്തു തന്നെയുള്ള മറ്റൊരു കേന്ദ്രമാണ്. ആയിരത്തിതൊള്ളായിരത്തി എമ്പത്തിരണ്ടില്‍ പ്രവര്‍ത്തനമാരംഭിച്ച ദൂരദര്‍ശന്‍ കേന്ദ്രം സ്ഥിതിചെയ്യുന്നത് കുടപ്പനക്കുന്നിലാണ്. ആകാശവാണി നിലയം. ആയിരത്തിതൊള്ളായിരത്തി നാല്പത്തിമൂന്നിലാണ് radio നിലയം സ്ഥാപിതമായത്. ആയിരത്തിതൊള്ളായിരത്തി അമ്പത്തിയൊന്ന് കാലയളവില്‍ ആകാശവാണി ഏറ്റെടുത്ത് നിലയം സ്ഥിതിചെയ്യുന്നത് വഴുതക്കാടാണ്. ശാസ്ത്ര സാങ്കേതിക മ്യു സാങ്കേതിക museum

PMGoffice ന് സമീപത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത്. പ്രിയദര്‍ശിനി പ്ലാ Planetarium PMGOffice ന് സമീപത്തെ തന്നെ സ്ഥിതിചെയ്യുന്ന Planetarium യത്തില്‍ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടേയും നക്ഷത്രങ്ങളുടെയും മറ്റും ദൃശ്, ദൃശ്യാനുഭവം സന്ദര്‍ശകരെ പുതിയ ഒരു ലോകത്തേക്ക് കൈപിടിച്ചു നടത്തുന്നതാണ്. ആക്കുളം, പ്രകൃതിയുടെ മനോഹാരിതകൊണ്ടും

നഗരത്തില്‍ നിന്നും മൂന്നു kilometer ദൂരം. ഇനി കോവളം beach. വിനോദ സഞ്ചാരികളുടെ പാറുദീസയായ ഇവിടേക്ക് ദിനം പ്രതി നിരവധിപേര്‍ എത്തിച്ചേരുന്നു. മനോഹരമായ ഈ കടപ്പുറത്ത് വന്നെത്തുന്നവര്‍ക്കെല്ലാം ഏറെ പ്രിയങ്കരമായത് ഇവിടത്തെ ശാന്ത മനോഹരമായ കടലിലെ നീന്തി തുടിക്കലാണ്. ഇവിടത്തെ ശാന്ത മനോഹരമായ കടല്‍, ഇവരെ സംരക്ഷിക്കുന്നതിനായി സര്‍ക്കാര്‍ ഏ~ഏര്‍പ്പെടുത്തിയിരിക്കുന്ന life garden തൊട്ടടുത്ത കടല്‍ പ്രദേശമാണ് Hawah beach. ഈ കടല്‍ തീരത്താണ് വിനോദസഞ്ചാരികള്‍ സൂര്യസ്നാനം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തില്‍ നിന്ന് ഉദ്ദേശം പതിനാല് kilometer നടുത്ത് ദൂരമാണ് കോവളത്തിനുള്ളത്. അതുപോലെതന്നെ ശംഖുമുഖം, വേളി,

നെയ്യാര്‍ dam മ്, ആശാന്‍ സ്മാരകം, വിഴിഞ്ഞം, കോഴിക്കല്‍ കൊട്ടാരം, ശിവഗിരി, പൊന്മുടി, അഗസ്ത്യകൂടം, ഹാപ്പി ലാന്‍ഡ്‌ എല്ലാം സ്ഥിതിചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആശാന്‍ സ്മാരകം തോന്നക്കല്‍ എന്ന സ്ഥലത്താണ് മഹാകവി കുമാരനാശാന്‍ താമസിച്ചിരുന്ന ഇവിടത്തെ വീടാണിപ്പോള്‍ സ്മാരകമായി നിലനിര്‍ത്തി പോരുന്നത്. കോഴിക്കല്‍ കൊട്ടാരം എന്നുപറഞ്ഞാല്‍ പാ~പതിനഞ്ചാം നൂറ്റാണ്ടിലെ മൊയമ്മ ഉമയമ്മ റാണി വസിക്കുന്നതിനായി പണി കഴിപ്പിച്ച് പെട്ട നാലുകെട്ട് മാതൃകയില് കൊട്ടാരമാണിത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണ ണത്തിലാണ് സ്ഥിതിചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് തിരുവനന്തപു ഹാപ്പി ലാന്‍ഡ്‌ അവസാനമായി പറയുന്ന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

hello ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഞാനൊരു ചെറിയ football player ആണ്. എൻ്റെ നാട്ടിലെയും ഞാന് കൊർച് ദൂരെയൊക്കെ പോയി നിന്ന് പഠിച്ചിട്ടുണ്ട്. അത് കൊണ്ട് ഞാന് football player ആയ ഒരു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

നാലേ പൂജ്യത്തിന് തോറ്റ്. എന്നാൽ പോലും ഞാൻ മെസ്സിയെ മെസ്സിയുടെ കൂടെ ആരാധിച്ച് എന്നുമുണ്ടായിരുന്നു മെസ്സിയുടെ കളി കാണാനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. പിന്നെയും രണ്ട് വർഷം ഞാനൊരു അഞ്ചില് എത്തിയതോട് കൂടി ഞാൻ football കളിക്കാൻ കൊറ ഏർ പുറത്തു പോകാൻ തുടങ്ങി. അതായതു നമ്മൾ ആദ്യമൊക്കെ വീട്ടിലും അയൽവക്കതെ വീട്ടിലും ഒക്കെയെല്ലേ പന്ത് തട്ടി കളിക്കുക. അങ്ങനെ ഞാനും ground ലേക് പോകാൻ തുടങ്ങി എൻ്റെ നാടിവിടെ പാലോട് എന്ന സ്ഥലാണ്. അപ്പോൾ അയിനപ്പർത്തുള്ളെ അണ്ണാതുടു എന്ന പറയുന്ന എൻ്റെ അടുത്ത നാട് തന്നെ. അവിടെയാണ് ground ഉള്ളത്. അങ്ങനെ അത് എൻ്റെ ഒരു home ground ആയി അത് മാറി. ഞാൻ എന്നും രാവിലേം വൈകുന്നേരോം പോയി practice ചെയ്യും. practice ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളന്ന് നമ്മ ചെറിയെ കുട്ടികളല്ലേ practice ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ പോവുവ boot കെട്ടുക കളിക്കുക അതായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ കൊറച് വെല്യേ കാകുമാരൊപ്പോം കളിച്ച് ഞാൻ എൻ്റെ കളി കൊറച്ചു improve ആക്കി. അങ്ങനെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാലക്കാട് ജില്ലാ team ന്റ്റെ selection വന്നു. under fourteen കേരള association നടത്തുന്ന football അതിന് വേണ്ടി trials selection നടന്നിരുന്നത് MES കല്ലടി college ൽ വെച്ചിട്ടായിരുന്നു. മണ്ണാർക്കാട്. അപ്പോൾ എന്നോട് കുഞ്ഞലവി മാഷ് എൻ്റെ കളി കണ്ടിട്ട് എനിക്ക് വിളിച്ചിരുന്നു. നീ തീർച്ചയായും selection പോകണം നിനക്ക് കിട്ടും ഏർ എന്തായാലും നീ പങ്കെടുക്ക് ഏർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നോട് പറ അങ്ങനൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ selection പോയി അപ്പൊ എനിക്ക് ഞാൻ കളിച്ചിട്ട് തന്നെ എനിക്ക് selection കിട്ടി. മാഷിന്റെ ഒരാവശ്യോം എനിക്ക് വന്നില്ല. ഞാൻ കളിച്ചു ഞാൻ സ്വന്തം risk ൽ നല്ലോ നന്നായി കളിച്ചു. അങ്ങനെ എനിക്ക് ഏർ പാലക്കാട് ജില്ലാ ടീമിന്റെ

കാരണമായ അ selection ആയിരുന്നു അത്. അങ്ങനെ ഞാൻ selection camp ന് പോവാൻ തുടങ്ങി. എന്നും രാവിലെ ആറ് മണിക്കെഴുന്നേറ്റ് ഏർ ആറര ആകുന്നതോടു കൂടി നാട്ടുകലിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും പാലക്കാട് മുട്ടികുളങ്ങര വെച്ചിട്ടായിരുന്നു camp ഉണ്ടായിരുന്നത്. അവിടേക്ക് പോകും അങ്ങനെ എന്നും രാവിലെ അവിടെ selection camp ഉണ്ടാവും. അത് കയിഞ്ഞു ഉച്ചയാകുമ്പത്തേക്കും തിരിച്ച് വരും. ഞാൻ INACHSS നാട്ടുകലിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ ഉച്ചക്ക് ശേഷം ക്ലാസ്സിലും അങ്ങനെ ഒരു മാസത്തോളം നീണ്ട് നിന്ന camp ഉണ്ടായിരുന്നു അങ്ങനെ ആ selection final selection ൻ്റെ ദിവസമെത്തി. team ആക്കുന്ന ദിവസം. അതായത് അടുത്ത ആഴ്ച ആയിരിക്കാം നമ്മുടെ team ന് കളി ഉണ്ടാവുക. കേരള foot ball association നടത്തുന്ന under fourteen Kerala tournament state tournament ഉണ്ടാവുന്നത് ഉണ്ടായിരുന്നത് പാലക്കാട് വെച് തന്നെയായിരുന്നു. ഞങ്ങള് practice ചെയ്തിരുന്ന ground ൽ വെച്ച് തന്നെയാണ് അപ്പൊ ഒരാഴ്ച മുൻപ് ഏർ team set ആക്കും. അങ്ങനെ ഞാൻ selection പോയി. അന്നെനിക് നല്ല ഭയമുണ്ടായിരുന്നു ആഹ് കാരണം ആദ്യത്തെ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 അത്രയും രാവിലെ എണീറ്റ് ആഹ് ഉമ്മന്റെയു ഉപ്പാന്റെയു പൈസയൊക്കെ ചിലവാക്കി ഞാനത് വരെ പോയിട്ട് എനിക്കത് ലഭിച്ചില്ലെങ്കിൽ നല്ല സങ്കടാവും എനിക്കും എന്റെ വീട്ടുകാർക്കും അയ്ന് ഞാൻ ഞാൻ selection trials ന് പോയി എന്നോട് വിവേകാനന്ദ sir ആയിരുന്നു അന്നത്തെ coach sir പറഞ്ഞു നീ അനസെ ground ൽ പേടിക്കുന്നുണ്ട്. അതന്നെ ധാരാളാണ്. നീ ground ൻ്റെ പുറത്തും നീ പേടിച് tension ആവണ്ട tension ആയികയിനാ നിനക്ക് കളിക്കാൻ കഴിയില്ല. നീ ഉഷാറായി കളിക്ക്യാ. അങ്ങനെ വിവേക് sir പറഞ്ഞ ആഹ് ആത്മവിശ്വാസത്തിൽ ഞാൻ ground ലേക് ഇറങ്ങി ഞാന് അടിപൊളിയായി കളിച്ചു അങ്ങനെ ഞാൻ team ലിടുന്ന ഇടി ആദ്യായിട്ട് ഞാൻ അങ്ങനെ പാലക്കാട് ജില്ലയ്ലെ jersey അണിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ അന്ന് വീട്ടിൽ വന്നപ്പോ എല്ലാവർക്കും സന്തോഷം. ഉപ്പ അന്ന് രാത്രി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 അതിന് പിന്നെ കുഞ്ഞലവി മാഷ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് വിളിച്ചിരുന്നു. അപ്പൊ കുഞ്ഞലവി മാഷ് ഞാൻ ഞാൻ വിളിക്കാത്തത് അന്വേഷിച്ചിട്ടായിരുന്നു. ആഹ് ഇങ്ങോട്ട് വിളിച്ചത് എന്താണ് എന്നോട് പറയാത്തത് എന്ന് ചോദിച്ചു കുഞ്ഞലവി മാഷ്. അപ്പൊ അന്ന് വേറൊരു കാര്യമുണ്ട്. എനിക്കറിയില്ല team ൽ കിട്ടി എന്ന ഉള്ളു. പതിനെട്ടങ്കത്തിൽ എനിക്ക് കിട്ടിയെന്ന ഉള്ളു അന്ന്

അപ്പൊ ഞാൻ അങ്ങനൊരു കാര്യം പറഞ്ഞു. അപ്പൊ sir പറഞ്ഞു പേടിക്കണ്ട മോനെ നീയെന്തായാലും വരും ആഹ് നീ നന്നായി work ചെയ്ത്കൊണ്ടാണ് നീ team ൽ ഇടം നേടിയത് നീ പേടിക്കണ്ട എന്തായാലും മ് ഇടം നേടും നീ പേടിക്കണ്ട. അങ്ങനെ കുഞ്ഞലവി മാഷ് പറഞ്ഞതനുസരിച് ഞാൻ ഏർ മുന്നോട്ട് പോയി അങ്ങനെ അഹ് വീട്ടിലെ വിരുന്നൊക്കെ കഴിഞ് ഒരാഴ്ച അത് കഴിഞ്ഞു കളി തുടങ്ങി. ആദ്യത്തെ കളി ഞങ്ങൾക്ക് കോഴിക്കോടുമായിട്ടായിരുന്നു. കോഴിക്കോടിനെ എതിരില്ലാത്ത മൂന്ന് goal ളുകൾക്ക് ഞങ്ങൾ തോൽപ്പിച്ചു. അന്ന് ഞാൻ eleven ൽ കളിച്ചിരുന്നില്ല half time ന് ശേഷം ഒരു അഞ്ചു minute ആണ് first ത്തെ കളി എനിക്ക് chance കിട്ടിയത് ആ അഞ്ചു minute ഞാൻ എന്റെ പരമാവധി ഞാൻ കളിച്ചു. അത്കൊണ്ട് തന്നെ പിറ്റേ ദിവസത്തെ കള എന്നെ sir അഹ് പത്തനംതിട്ടക്കെതിരെയുള്ള കളിക്ക് എന്നെ sir half time കൈന ഉടനെ അഞ്ചു minute ആവുന്നതിന് ഇടക്കന്നെ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 ഏർ പിറ്റേ ദിവസത്തേ കളിക്കുള്ള team ലേക്ക് എന്നെ എടുത്തു. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഞാൻ half time ഒരു മുപ്പത്ത നാല്പത് minute ഉള്ളെ കളീല് മുപ്പത്തഞ്ചു minute ഓളം ഞാൻ കളിച്ചു അങ്ങനെ പിറ്റേ ദിവസം semi final ൽ നമ്മക്ക് മലപ്പൊറത്തിന് എതിരായിരുന്നു semi final അങ്ങനെ ആ semi final ൽ എന്നെ sir team ലെ first eleven ൽ കളിപ്പിച്ചു. വലിയ സന്തോഷം തോന്നി അത്കൊണ്ട് ഞാൻ ആ chance എനിക്ക് മൊതലാക്കണം എന്ന് കരുതി ഞാൻ നന്നായി കളിച്ചു hard work ചെയ്തു team നെയന്ന് ജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. കാരണം എന്റെ ഒരു pass ലാണ്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

ഉൾപ്പടെയുള്ള grace mark ഞങ്ങൾക്ക് ലഭിക്കും. അതാണല്ലോ ഞങ്ങളെ ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ final ലിൽ ഇറങ്ങു ആണ്. അന്ന് sir പറഞ്ഞു അനസെ നീ team ൽ ഇല്ല. അനസ് ആദ്യ eleven നിൽ അനസ് ഇല്ല അങ്ങനെ

പൊ ഞങ്ങൾ ഒന്നേ പൂജ്യത്തിന് lead നിന്നിരുന്ന കളിയാണ് ആദ്യ പകുതിയിൽ രണ്ടാം പകുതിയിൽ sir എന്നെറക്കി അതും നമ്മൾ കളി finish ചെയ്തത് മൂന്നേ zero ക്കാണ് അങ്ങനെ കാസർകോടിനെതിരെ ജയിച് ഞങ്ങൾ cup അടിച്ചു. അതാണെന്റെ ആദ്യ professional tournament ഉം ആ final ഉം എനിക്ക് കിട്ടിയ medal കളും പുരസ്കാരങ്ങളുമൊക്കെ എന്റെ വീട്ടുകാരെന്നെ ആ അഭിനന്ദിച്ചു എന്റെ നാട്ടിൽ എനിക്ക് വേണ്ടി flex വെച്ചു.

കളിക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ പൈസ വാങ്ങാൻ തുടങ്ങി. ഞാനന്ന് ഏഴാം ക്ലാസ്സിലാണ്. ചെറിയ വട്ടത്തിലുള്ള under twenty tournament കളെല്ലാം കളിക്കുമ്പോൾ ഒരു നൂറ് രൂപ നൂറ്റി അയ്മ്പത് രൂപ നിരക്കിലന്ന് എനിക്ക് ലഭിക്കാൻ തുടങ്ങി അപ്പൊ എന്റെ വീട്ടുകാർ അന്നൊക്കെ എനിക്ക് അഹ് വാ വീട്ടുകാർക്കൊക്കെ അന്ന് ഞാൻ കളിക്കുന്നത് വലിയ ഒരു അത്ഭുതമായി തോന്നി പൈസയും കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ ആദ്യ professional tournament ഞാൻ കളിച്ചു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

hello നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് മാതൃക ഭക്ഷണത്തെ കുറിച്ച്. വിവിധ പ്രായത്തിലുള്ള കുട്ടികളുടെ ഭക്ഷണ രീതി.

ശിശുക്കൾ. ഒരു കുഞ്ഞിനാവശ്യമായ എല്ലാ പോഷകങ് നാല് മുതൽ ആറ് മാസം വരെ പ്രായം എന്നാൽ ആറു മാസത്തിനു ശേഷം മറ്റാഹാരങ്ങളും മറ്റാവശ്യമായതും കൊടുത്താൽ മാത്രമേ കുഞ്ഞു ശരിയായി വളരൂ. ഇനി അതില്ലെങ്കിൽ അതിനു പകരമായിട്ട് മുലപ്പാലിന് പകരം കൊടുക്കാവുന്നത് പാല് നിലക്കടല അരച്ച് വെള്ളത്തിൽ കലക്കി തിളപ്പിച്ചു പാലുണ്ടാക്കി ഏറ്റവും അത്യാവശ്യമായി ജീവകം C ഇരുമ്പിന്റെ അംശം തുടങ്ങിയ പോഷകങ്ങൾ പഴവർഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നതിനാൽ നാലുമാസം മുതൽ പഴങ്ങളുടെ ചാറ് കുറേശ്ശേ എല്ലാത്തരം പഴവർഗങ്ങളും കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ആദ്യം പഴച്ചാറിനു സമം ചേർത്ത് വെള്ളം ചേർത്ത് രണ്ടു teaspoon വീതം മാത്രം കൊടുക്കാം. ക്രമേണ പഴച്ചാറിന്റെ അളവ് കൂട്ടി അര glass വരെ കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. പിന്നെ കുഞ്ഞിന് വേവിച്ച ആഹാരസാധനങ്ങൾ വേവി കൊത്തി വേവിച്ച ഇറച്ചി വേവി

ഇവ ഉപേക്ഷിച്ചു കൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചായി ദഹനശേഷിക്കനുസരിച്ചുള്ള ഭക്ഷണം നൽകൂ. ഒരു തവണ പുതിയ ഭക്ഷണം മാത്രം മതി. ആ ഭക്ഷണവുമായി കുഞ്ഞ് പരിചയിച്ചതിനു ശേഷമേ അതിനു ശേഷമാണ് പുതിയ വിഭവം പാടു. ആദ്യം ദ്രാവക രൂപത്തിൽ തുടങ്ങി കാല ക്രമേണ ഘരരൂപത്തിലുള്ള ആഹാരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ എരിവ് പുളി മുതലായവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ചവയ്ക്കാറാകുമ്പോൾ നുറുക്കിയ പച്ചക്കറികളോ പഴങ്ങളോ നൽകുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണത്തോട് വെറുപ്പുകാണിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഭക്ഷണം നല്‌കുവാൻ പാടുള്ളതല്ല. ഭക്ഷണ സാധനങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കുട്ടിയെ അനുവദിക്കേണ്ടതാണ്. കൂടാതെ ഭക്ഷണ സാധനങ്ങൾ മാറി മാറി നൽകുന്നതിൽ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന കാര്യം മറക്കാതിരിക്കുക. ഒരു വയസ്സു കഴിഞ്ഞു തലച്ചോറിന്റെ വളർച്ച തൊണ്ണൂറ്റിയൊമ്പതു ശതമാനം ആദ്യത്തെ അഞ്ചുവർഷ കാലയളവിലാണ്. ആദ്യത്തെ ഒന്നു രണ്ടു വർഷത്തിനുള്ളിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയുടെ അറുപതു ശതമാനവും വളർന്നു കഴിയും. അതിനാൽ ഈ കാലയളവിൽ ഒന്നുകൂടി രണ്ടു വയസ്സു വരെ കുഞ്ഞിന് ശെരിയായ ഭക്ഷണം പാൽ പഴ പയറുവർഗങ്ങൾ ഇറച്ചി മത്സ്യം തുടങ്ങിയ ദിവസവും

ഇലക്കറികളും പാകം ചെയ്ത പച്ചക്കറികളും ദിവസവും രണ്ടു പ്രാവശ്യവും നിർബന്ധമായി നൽകണം. പഴങ്ങളുടെ ചാറും വേവിച്ചുടച്ച പഴങ്ങളും ദിവസവും ഒരു പ്രാവശ്യം നൽകുവാൻ ശ്രദ്ധിക്കുക. ധാന്യങ്ങൾ കിഴങ്ങു വർഗങ്ങൾ ദിവസവും മൂന്ന് നാല് പ്രാവശ്യം കൂടി. ദിവസവും ഒരു teaspoon മീനെണ്ണ വീതം നൽകുന്നത് വളരെ നല്ലത്. കുളിക്കേണ്ടത് നിർബന്ധമുള്ള കാര്യമല്ല. nursery പ്രായക്കാർക്ക് ഈ കാലയളവിൽ കുട്ടികളുടെ വളർച്ച വളരെ വേഗത്തിൽ നടക്കും. പ്രത്യേകിച്ച് nursery പ്രായത്തിൽ കുട്ടികൾ ശെരിയായി വളരുന്നുണ്ടോ എന്നറിയാൻ എല്ലാ മാസവും അവരുടെ തൂക്കം വച്ചു പരിശോധിച്ചാൽ മനസ്സിലാകും. കുട്ടികളുടെ ശരീര വളർച്ച ശെരിയായി നടക്കുന്നതിന് ഇക്കാലത്തെ രമ്യകമായ

കണ്ണിന്റെ ആരോഗ്യത്തിന് ജീവകം A യും പല്ല്, മോണ മോണയുടെ വളർച്ചയും ആരോഗ്യത്തിന് ജീവകം C യും എല്ലുകൾ ബലം വയ്ക്കുന്നതിന് calcium വും വേണ്ടതാണ്.